വീട്ടുപകരണങ്ങൾ ചിട്ടയായി അടുക്കിവെക്കാനും അവളെ ശീലിപ്പിക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിക്കിടയിൽ തെറ്റുപറ്റുമ്പോൾ കുറ്റപ്പെടുത്തുകയോ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

സ്വന്തം വീട്ടിൽ ശീലിച്ചതാകുമല്ലോ നാളെ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ആവർത്തിക്കുന്നത് വസ്ത്രധാരണം വൃത്തി കൃത്യനിഷ്‌ഠ പാചകസമർഥ്യം അടുക്കും ചിട്ടയും സംസാരം

ആർത്തവാരംഭത്തോടനുബന്ധിച്ച് ശാരീരികവും മനസികവുമായ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന കൗമാരത്തിൽ അമ്മയുടെ സഹായവും ഉപദേശവും അവർക്കാവശ്യമാണ്

മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അവളിലെ ഭയം ആകാംക്ഷ അപരാധബോധം എന്നിവ ദൂരീകരിക്കേണ്ടതുണ്ട്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 പരിശീലനം നൽകേണ്ടതുണ്ട് അവരിൽ ആഡംബരശീലം വളർത്തിയെടുക്കരുത് ലളിതവും അധികം fashion ഇല്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിക്കുക അനുകരണത്തിൻറെ പേരിൽ ശരീരത്തിൻറെ നിമ്നോന്നത ഭാഗങ്ങളെ എടുത്ത് കാണിക്കുന്ന പ്രകോപനപരമായ വേഷങ്ങൾ ധരിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക തന്നെ വേണം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 വസ്ത്രധാരണത്തിലെ പാളിച്ചകളും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ആധുനിക സമൂഹത്തിൽ മിക്ക പെൺകുട്ടികളും വായനാശീലമുള്ളവരും

സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും ദോഷമുണ്ടാക്കുന്നവ കാണുന്നതോ വായിക്കുന്നതോ വിലക്കുക തന്നെ വേണം വിലക്കുകളോടൊപ്പം അതിൻറെ ദോഷങ്ങളെ കുറിച്ചും അവരതാ സ്വദിച്ചാലുള്ള പ്രത്യാഗാതങ്ങളെ കുറിച്ചും പറഞ്ഞു മനസിലാക്കാനും ആരും മറന്ന് പോകരുത് എന്നാൽ നല്ല cinema കൾ കാണുന്നതും ഉത്തമ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം ന ല്ല വ്യക്തിബന്ധവും സുഹൃത്ത്ബന്ധവും സ്ഥാപിക്കുന്നതിനും പെൺകുട്ടികളെ സഹായിക്കാൻ അമ്മമാർക്ക് കഴിയണം. ആൺകുട്ടികളുമായി ഇടപെഴകുമ്പോഴും

പ്രത്യാഘതങ്ങളെ കുറിച്ചും വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും വേണം ദാമ്പത്യ ജീവിതത്തെ കുറിച്ചും ഭാര്യാ ഭർതൃ ബന്ധത്തെ കുറിച്ചും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചുമെല്ലാം വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതവർക്ക് പഠിപ്പിക്കേണ്ടത് ഓരോ മാതാവിൻറെയും കടമയാണെന്ന് ഓരോ മാതാവും തിരിച്ചറിയുന്നവരായിരിക്കും അവിടെ ദാമ്പത്യ ജീവിതം വിജയമായി തീരുക എന്ന് നാം അറിയേണ്ടതുണ്ട്.

ബ്രിട്ടീഷുകാരാണ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടുതന്നെ common wealth രാജ്യങ്ങളിലാണ് cricket ന് പ്രചാരമുള്ളത്. വൃത്താകൃതിയിലുള്ള പുൽ മൈതാനങ്ങൾ ആണ് cricket

പീച്ചിന്റെ രണ്ടറ്റത്തും തടികൊണ്ടുള്ള മൂന്നു വീതം കോലുകൾ സ്ഥാപിച്ചിരിക്കും ഈ കോലുകളെ വിക്കറ്റെന്നും വിളിക്കുന്നു. കളിയിൽ മൊത്തം ഇരുപത്തിരണ്ട് പേരുണ്ടെങ്കിലും Football ൽ നിന്നും വിത്യ വ്യത്യസ്തമായികളിക്കളത്തിൽ ഒരേസമയം പതിമൂന്ന് പേരെ കാണുകയുള്ളൂ. Fielding team ലെ പതിനൊന്ന് പേരും. Bating Team ലെ രണ്ടുപേരും നിലയുറപ്പിക്കുന്ന വിക്കറ്റിലേക്ക് Fielding Team ന്റെ Bowler പിച്ചിന്റെമറുവശത്തു നിന്നും പന്തേറിയുന്നു. Batchman പന്ത് അടിച്ചു കയറ്റി ശേഷം എതിർ Team അംഗങ്ങൾപന്ത് തിരികെ എത്തിക്കും വരെ സഹ Batchman കൊപ്പം പിചിന്റെ ഒരറ്റത്തുനിന്നുംമറ്റേ അറ്റതേക്കോടുന്നു. ഇങ്ങനെ ഓടി നേടുന്നതിനാൽ Batchman നേടുന്ന Scolar Run എന്നും പറയുന്നു. Batchman കീഴടക്കി Bowler പന്ത് വിക്കറ്റിൽ പതിക്കുകയോ Batchman അടിക്കുന്ന പന്ത് നിലം തൊടുന്നതിനു മുമ്പേ എതിർ Team അംഗങ്ങൾ പിടിക്കുകയും ചെയ്താൽ Batchman പുറത്താകുന്നു. പുറത്താകുന്ന Batchman പകരം അടുത്തയാൾ എത്തുന്നു ഇപ്രകാരം Batching team ലെ പത്തു Batchman Batchman മാർ പുറത്താകുമ്പോൾ ഏകദിന cricket ഇതും വ്യത്യസ്തമാണ്

ഈ ലേഖനത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാം

Cricket കളിയിലെഅടിസ്ഥാന മത്സരമാണെങ്കിൽ ആദ്യ ലോക കാലത്ത് ഏകദിന മത്സരങ്ങൾ ജനപ്രീതി നേടിയിരുന്നു. ഇരുപത്തിരണ്ട് പേരുടെ മത്സരമാണെങ്കിൽ ഇത്രയുംപേർ തന്നെ കളിക്കുന്നഇതര കായിക

Criket ലെ ജനപ്രീതിക്കു വികാധമാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് പ്രധാനമായും മത്സരം ഒന്നോ അതിലധികമോ ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്നു എന്നതാണ് Football ഒന്നരമണിക്കൂർ മത്സരം അവസാനിക്കുന്നു ഇതര കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് Cricket നിയമങ്ങൾ സങ്കീർണ്ണമാണെന്നു പറയാം കളിക്കാരുടെ കായിക ക്ഷമതയെക്കാൾ സാങ്കേതിക മികവാണ് cricket പ്രാധാന്യം. cricket ന്റെജനപ്രീതി ഉയർത്താൻ Twenty twenty cricket പോലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറുന്നുണ്ട്. cricket bat Boll ഉപയോഗിച്ച കളിയാണ്. എതിർ Team നേക്കാൾ കൂടുതൽ Runs നേടുക എന്നതാണ് കളിയുടെ ലക്ഷ്യം. ഒരു കളി Innings മായി വിഭജിച്ചിരിക്കുന്നു ഒരു TeamBat ചെയ്യുമ്പോൾ എതിർ Team Field ചെയ്യുന്നുരണ്ടാമത് ബാറ്റ് ചെയ്യുന്ന Team എതിർ Team നേടിയ Runs നെക്കാൾ കുറവാണ് നേടിയത് എങ്കിൽ അവർ അത്രയും Runs തോറ്റു എന്ന് പറയാം. അല്ലെങ്കിൽ ആദ്യം Batch ചെയ്ത Team അത്രയും Runs ജയിച്ചുഅപ്പൊ ഒരു Team രണ്ടിന്നിങ്സിലു കളിക്കുന്ന Test മത്സരങ്ങളിൽ രണ്ടാമത് Bat ചെയ്ത Team രണ്ട് Innings Bat ചെയ്തിട്ട് ആദ്യത്തെ Team ന്റെ ഒന്നാം Innings ലെ Score നെ ഒപ്പം എത്തിയില്ലെങ്കിൽ ആദ്യ ടീം പിന്നീട് ബാറ്റ് ചെയ്യേണ്ടതില്ല. അവർ ഇന്നിംഗ്സിലും അത്രയും റൺസി നും ജയിച്ചു എന്നു പറയും രണ്ടാമത് Bat ചെയ്യുന്ന Team ആദ്യത്തെ Team ന്റെ അതേ Score നേടിയതെങ്കിൽ മത്സരം Tie ആയി എന്ന് പറയും ഇത് വളരെ വിരളമായ സംഭവിക്കുകയുള്ളൂരണ്ടാമത് Bat ചെയ്യുന്ന Team ആദ്യത്തെ Team നേക്കാൾ Score നേടി കളി അവസാനിക്കുമ്പോൾഎത്ര wicket ശേഷിക്കുന്നുവോ അത്രയും wicket ക്ക് ജയിച്ചു എന്ന് പറയും ഇരു Team കളും ലക്ഷ്യം നേടുന്നതിന് മുന്നേ മത്സര സമയം അവസാനിച്ചുവെങ്കിൽ പ്രസ്തുത മത്സരം സമാനിലയിൽ അവസാനിച്ചു എന്ന് പറയും ഒരു മത്സരത്തിൽ ഒരേ ഓരോ Team ഒരു Innings മാത്രമേ കളിക്കുകയുള്ളൂന്നൂ എങ്കിൽആ മത്സരത്തിൽ ഓരോ Team എഴയുന്ന പന്തുകളുടെ എണ്ണം നിയന്ത്രിച്ചിരിക്കും. ഏകദിനം അമ്പത് Over Twenty Twenty ഇരുവത് Over എന്നീനിയന്ത്രിത Over മത്സരങ്ങലുമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ Over ലും ആറ് പന്തുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിശ്ചിത Over കൾക്കുള്ളിൽ രണ്ടാമത്തെ Team ആദ്യ Team നേടിയ Score ക്കാൾഅധികം Runs നേടുമ്പോൾ ആ Team വിജയിക്കുന്നു. നിശ്ചിത Over കൾ തീരുന്നതിനു മുമ്പ് രണ്ടാമത്തെ Team ലക്ഷ്യത്തിൽ നേടാതിരിക്കുകയോ എല്ലാവരും പുറത്താക്കുകയോ ചെയ്യുമ്പോൾ ആദ്യ Team വിജയിക്കുന്നു. Score തുല്യമാവുകയും Over റോ wicket തീരുമ്പോൾ ഇരു Team മും Tie പ്രചരിപ്പിക്കുന്നു പ്രവചിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ പുതുക്കിയ നിയമമനുസരിച്ച് Super over രീതിയിൽ വിജയികളെ നിശ്ചയിക്കുന്നു. ഇരു Team ഓരോ Over മാത്രം Batch ചെയ്യുകയും രണ്ടാമത്തെ Team ആ ലക്ഷ്യം നേടുകയാണെങ്കിൽ ആദ്യ team തോൽക്കുകയും ചെയ്യുന്നു. രണ്ടാം team ജയിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും നാല്പത്തിരണ്ട്‍ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ്മ cricket ത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. Criket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് Meri Labok cricket Club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത് ചില പ്രത്യേക സാഹചര്യങ്ങൾ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ

ഒരു Team ൽപതിനൊന്ന് അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കളിക്കാരന്റെ കഴിവ് അനുസരിച്ച് Batchman എന്നോ Bowler എന്നോ വേർതിരിവൊന്നും സന്തുലിതമായ ഒരു Team ൽ സാധാരണയായി

ഒരാളെ ഉൾപ്പെടുത്തിയിരിക്കും. Bating ലും Bowling ലുംഒരുപോലെ ശോഭിക്കാനാകുന്ന കളിക്കാരെ All Rounder എന്ന് വിളിക്കും. All Rounder മാർ ഒരു Team ന്റെ വിജയങ്ങൾ നിർണായക ഘടകങ്ങളാണ്. cricket മത്സരം നിയന്ത്രിക്കുന്നവരെ Ambire മാർഎന്ന് വിളിക്കുന്നു. കളിക്കളത്തിൽ രണ്ട് Ambire മാർ ആണ് ഉണ്ടാകുന്നത്. അവരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ഇവരിൽ പ്രധാന Bowl ചെയ്യുന്ന wicket ന് പിന്നിലായിനിലയുറപ്പിക്കും പ്രധാന തീരുമാനങ്ങൾ എല്ലാം ഈ സ്ഥാനത്ത് നിൽക്കുന്ന Ambire മാരായിരിക്കും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ Ambire, Squre Leg എന്നറിയപ്പെടുന്ന Fielding സ്ഥാനത്തിന് സമീപം നിലയുറപ്പിക്കും. Batchman ന്റെ നീക്കങ്ങൾ ഒരുവശത്തുനിന്നും നിരീക്ഷിക്കുന്നതിനാണ് ഈ സ്ഥാനം ഉപയോഗപ്പെടുത്തുന്നത്.

മൂന്നാന Ambire ക് നേരിട്ട് മത്സരത്തിൽ ഇടപെടാൻ ആവില്ല കളിക്കളത്തു നിന്നുള്ള Ambire മാർ സങ്കീർണ്ണ സങ്കീർണമായ തീരുമാനങ്ങളെ ടുക്കാൻ. മൂന്നാനമ്പയറെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്.

Match Rafory യുടെ ദൗത്യം കളിയുടെ ഭാഗമായി രണ്ട് Score മാർഉണ്ടായിരിക്കണം മിക്കവാറും ഓരോ Team മുംഓരോ Score റർ മാരെനൽകുകയാണ് പതിവ്. കളിക്കിടയിൽ Score ചെയ്യപ്പെടുന്ന Run കളും wicket കളും Goal ചെയ്തബോളുകളും കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇവരുടെ ദൗത്യം Ambire മാർ കളിക്കളത്തിൽ നിന്നും നൽകുന്ന അംഗനിക്ഷേപങ്ങൾ മനസ്സിലാക്കിഎടുത്താണ് Score രേഖപ്പെടുത്തുന്നത്. രേഖപ്പെടുത്തുന്ന Score വേൾഡ്പിഴവില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം രാജ്യാന്തര മത്സരങ്ങളിൽ ഔദ്യോഗിക Score റർ മാർക്ക് പുറമേ മത്സരത്തിന്റെ സവിശേഷതലങ്ങളുംവിലയിരുത്തുന്നു. അനൗദ്യോഗിക Score റർമാരും ഉണ്ടായിരിക്കും ഇത്രയുമാണ് എനിക്ക് cricket നെ പറ്റി പറയാനുള്ളത് ഇതുക്കും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല അയ്യോ

നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കാലാവസ്ഥ കാലാവസ്ഥയെ കുറിച്ചാണ് പലതരം കാലാവസഥകളിലൂടെയാണ് നാം കടന്ന്പോയികൊണ്ടിരിക്കുന്നത്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 പരുപാട് തരം കാലാവസ്ഥയാണ് നമുക് ചുറ്റും അനുഭവപ്പെടാറുള്ളത് വേനൽ കാലം മഴക്കാലം കാലം വസന്തകാലം തുടങ്ങിയ പലതരം കാലാവസ്ഥകൾ നമുക് ചുറ്റും അനുഭവപ്പെടാറുണ്ട് ഇപ്പത്തെ സാഹചര്യ ഇപ്പത്തെ കാലഘട്ടം വെച് നോക്കിയേക്കാൾ നിക്കോയാൽ വേനൽ കാലം നടന്ന് വന്ന് കൊംടിരിക്കുകയാണ് ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി മഞ്ഞുകാലൊക്കെ കയിഞ്ഞു ഡിസംബർ മാസമൊക്ക കയിഞ്ഞ വേനൽ കാലത്തിലേക്

വേനൽ കാലത് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുക് സമ്പയ്ക്കാറുണ്ട് നമുക് ഒട്ടും ഒനോജയംമലയാത്ത മനസിനായാലും ശരീരത്തിനായാലും ഒട്ടും അന്യോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയാണ് വേനൽ കാലം നാം പറയെട്ടെ നമ്മുക് മാത്രല്ലാ കൾക്കും പക്ഷികൾക്കും ചറുചെടികൾക്കും വൃക്ഷങ്ങൾക്കും തുടങ്ങിയ എല്ലാവര്ക്കും വളരെ അധികം മോശപ്പെട്ടൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലാവസ്ഥയാണ് വേനൽ കാലം നമുക്ക് ഒരുപാട്മുതരം ബുദ്ധിമുട്ടുകൾ വേനൽ കളം കൊണ്ട് സംബയികാറുണ്ട് പറയുകയാണെകിൽ തന്നെ അതായത് വെള്ളം വെള്ളം നമുക് ഇവിടെ അടിസ്ഥാന കാര്യങ്ങൾക്കും മറ്റു ആവിശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട

അങ്ങനെയുള്ളൊരു സായാഹചര്യത്തിൽ നാം എല്ലാം കിട്ടാത്ത ഒരു അവസ്ഥ കുടി വെള്ളത്തിനും നമ്മളെ മറ്റു ആവശ്യങ്ങൾക്കും വെള്ള വെള്ളത്തിനും എല്ലാം കിട്ടാത്ത ഒരവസ്ഥ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 എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല എങ്കിലും മിക്കവറിടങ്ങളിലും വേനൽ കാലത ഉദ്ധാരണത്തിന് വീടുകളിലെ കിണറുകൾ വീടുകളിലെ കിണറുകൾ വറ്റി കുടിവെള്ളത്തിമു പോലും മറ്റു ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ കിണറുകളിലെ വെള്ളം പുഴയിലെ വെള്ളവും കുളങ്ങളിലെ വെള്ളവും മറ്റും വറ്റി തുടങ്ങുക വെള്ളം ആഹ് ഇല്ലാത്തത് നമ്മുടെ ആവിശ്യങ്ങളെ ബാധിക്കുന്നതാണ് കാരണം കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമുക് വെള്ളം ആവിശ്യമാണ് ഇപ്പോ വേനൽ കാത്ത് നമുക് ഉണ്ടാകുന്ന ഏറ്റവും ഒരു ദയനീയമായ ഒരവസ്ഥ വേണേൽ വെള്ളം ഇല്ലാത്തതാണ് ഉണ്ടാവുന്ന മറ്റു ജെന്റുകൾക്കും വെള്ളം ഇല്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുണ്ട് ഈ കുളങ്ങളിലെയും പുഴങ്ങളിലെയും വെള്ളം വറ്റിതുടങ്ങുന്നതിനാൽ മീനങ്ങളും മറ്റും ചത്തു പോവുന്ന ഒരവസ്ഥ പക്ഷികളും വെള്ളമില്ലാതെ വളരെ ദയനീയമായ ഒരവസ്ഥ ചത്ത പോകുന്ന ഒരവസ്ഥ ഇണ്ടാവാറുണ്ട് വേനൽ കാലത് ഒരുപാട് പ്രശനങ്ങൾ വേനൽ കാലത് നാം അനുഭവിക്കാറുണ്ട് അതുപോലെ തന്നെ മഴകാലത് മഴ കാല junejuly മാസത്തിലാണ് സാദാരണ നമുക് മഴ ലഭിക്കാറുള്ളത് ഈ school കളൊക്കെ പൂട്ടി തുറക്കുമ്പോഴാണ് സാദാരണ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 പ്രശനവും ഇണ്ടാവുല്ല എങ്കിലും മഴ കള്ളം നല്ലൊരു കാലം തന്നെയാണ് എങ്കിലും അത് അധികമാവുന്നത് നമ്മുക് തീരെ അന്യോമല്ലാത്ത ഒരു കാലാവസ്ഥയാണ്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 പ്രളയത്തിൽ ഒരുപാട് നാശ നഷ്ടങ്ങൾ ജനങ്ങൾക് നമുക് അനുഭവ അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട് പ്രളയം മുലം government ഉം ഒരുപാട് നാശനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൃഷിയും മറ്റുമുള്ളവർക് അത് നഷ്ടപെട്ടിട്ടുണ്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ താമസ സ്ഥലം സ്വന്തം വീട് പോലും വെള്ള കേറി നഷ്ടപ്പെട്ടുപോയ നശിച്ച പോയ ഒരു പ്രതിസന്ദീലുടെ പല ആളുകൾക്കും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 നാശ നഷ്ടങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമുക് ഒരുപാട് പ്രശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ എല്ലാ ഇടങ്ങളിലും പ്രളയം ബാധിച്ചു എന്ന ഞാൻ പറയുന്നില്ല എന്നാലും എങ്കിലും ഒരുപ്പാട് ജില്ലകളിൽ അതികം ജില്ലകളിൽ നമുക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്

ഈ പ്രളയം ബാധിച്ചത് മൂലം ആഹ് വിദ്യാഭ്യാസ സ്ഥാബാംങ്ങളൊക്കെ അടച്ചിട്ടിരുന്നു അത് പോലെ മാത്രമല്ല school ഒന്നുംമിണ്ടായിരുന്നില്ല class കളൊന്നുമിണ്ടായിരുന്നില്ല അത് പോലെ അങ്ങനെ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 ഇപ്പോ ഞാൻ ഒന്ന് പറയട്ടെ മാത്രമല്ല ഈ താമസ സ്ഥലം നഷ്ടപെട്ട യവർക് വീട് നശിച്ച പോയവർക് നമ്മുടെ അടുത്തുള്ള school കളും മറ്റും ദുരിതാശാസ camp ഏർ അഭയം തേടിയിരുന്നു പല ആളുകളും അഭയം തേടിയിരുന്നു കാരണം അവരുടെ വീടുകളും മറ്റും നശിച്ചു പോയിരുന്നു അവര്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ അവിടെ സഹായ ചെയ്ത ചെയ്തിരുന്നു അങ്ങനെ കൊർച് പേർക് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രളയ കാലാവസ്ഥയിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രളയം മൂലം നമുക്കുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് കാലാവസ്ഥകളിൽ കാലാവസ്ഥയിൽ കാലാവസ്ഥ വിദ്യാനം മൂലം നമുക് കൊർച് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് അത് പോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ കാലാവസ്ഥ വ്യാദ്യാനം മൂലം നമുക് ഇണ്ടാവാറുണ്ട്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 വേനൽ കാലം ആയാലും മാത്രമല്ല മഞ്ഞു കാലം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 മഞ്ഞു വീഴ്ചയും മഞ്ജു കാലത്തുണ്ടാവാറുണ്ട് എന്കളിലും ആ കാലാവസ്ഥ ഇൽ രാവിലത്തെ അതെ കാലാവസ്ഥ അല്ല ഉച്ചക് അനുഭവപെടാര്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 അപ്പൊ ഒരുകണക്കിന് അന്യോജ്യമായറാതെന്ന് പറയുന്നില്ല എന്നാൽ കൊഴപ്പില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഈ മഞ്ജു കാലവും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാലാവസഥകളും നമുക് ചുറ്റുവും നാം അനുഭവിച്ചക്കോണ്ടിരുക്കുനീണ്ടു ഇതിൽ രോഗാവസ്ഥ പിടിപെടുന് കാലാവസ്ഥകളു ഉണ്ട് അത് ഞാൻ ഓറഞ്ചു വന്നത് ദാരാളം കാള്സവസ്ഥയിലൂടെയാണ് നടന്ന കൊണ്ടിരുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിര്ത്തുന്നു നന്ദി

hello നമസ്‌കാരം ഞാൻ ഇന്ന്‌ പറയാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ്‌ കാൽപന്തുകളി അഥവാ football പതിനൊന്നു തമ്മിലുളള മത്സരമാണിത്‌ ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത്. മൈതാനത്തിന്റെ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കും ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിന്റെ ഗോളിൽ എത്തിക്കുകയാണ് ടീമുകളുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവർ കളി ജയിക്കുന്നു. കാലുകൊണ്ടാണു പ്രധാനമായും ഫുട്ബോൾ കളിക്കുന്നതെങ്കിലും കയ്യൊഴികെ മറ്റെല്ലാ ശരീര ഭാഗങ്ങളും കളിക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്‌ എന്നാൽ ഇരുടീമിലെയും ഗോൾകീപ്പർമാർക്ക്‌ പന്തു കൈകൊണ്ടു തൊടാം കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന റഫറിയും മൈതാനത്തിന്റെ ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ റഫറിമാരും ഉണ്ടാകും. കളിയുടെ ഭരണ സമിതി എന്ന് പറയുന്നത് FIFA ആണ് മറ്റ് പേരുകൾ football socker സുന്ദരമായ കളി love കളി ആദ്യം കളിച്ചത് ഡിസംബർ പത്തൊൻപത് ആയിരത്തിഎണ്ണൂറ്റി അറുപത്തിമൂന് ലൈയിംസ് ഫീൽഡ് ലണ്ടൻ ഇംഗ്ലണ്ട് സ്വഭാവം ശാരീരിക സ്പർശനം അതെ പരിമിതമായ ടീമംഗങ്ങൾ പതിനൊന്നു പേർ ഗോളി അടക്കം mixed അതെ വ്യത്യസ്‌ത മത്സരം വർഗീകരണം ടീം സ്പോർട്സ് പന്തുകളി കളി ഉപകരണം പന്ത് വേദി football മൈതാനം ഒളിമ്പിക്സിൽ ആദ്യം പുരുഷന്മാർ ആയിരത്തിതൊള്ളായിരം ഒളിമ്പിക്സ്ആയിരത്തിതൊള്ളായിരത്തി ഒളിംപിക്‌സ് മുതൽ വനിതകൾ ആയിരത്തിതൊള്ളായിരത്തിതൊണ്ണുറ്റിയാറ് ഒളിംപിക്‌സ് മുതൽ ചൈനയിലെ ഹാൻ സാമ്രാജ്യസാമ്രാജ്യകാലത്താണ് ഫുട്ബോളിന്റെ ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്‌. അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളി അവിടെ സോക്കർ എന്നും അറിയപ്പെടുന്നു. association football എന്നത് മറ്റൊരു പേരാണ് Federation of International Football AssociationFIFA ആണ്‌ ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്ക്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് ഫുട്ബോളിനെ ജനപ്രിയമാക്കുന്നത് ഇരുനൂറ് രാജ്യങ്ങളിലായി ഇരുനൂറു രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ ഈ കായികവിനോദത്തിലേർപ്പെടുന്നുണ്ട്‌. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ്‌ എന്നിവിടങ്ങളിലാണ്‌ ഫുട്ബോളിന്‌ ഏറ്റവും പ്രചാരമുളളത്‌. ഫിഫയുടെ അംഗീകാരമില്ലാത്ത സെവൻസ്‌ ഫുട്‌ബോളിന്‌ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരമുണ്ട്‌ കളിക്കളം പതിനൊന്നു പേർ വീതമടങ്ങുന്ന രണ്ടു ടീമുകൾ തമ്മിലാണ്‌ football മത്സരം. പന്ത് കൈക്കലാക്കി എതിർ ടീമിന്റെ വലയിൽ അഥവാ ഗോൾ പോസ്റ്റ്‌ എത്തിക്കുകയാണു ലക്ഷ്യം നിശ്ചിത സമയമായ തൊണ്ണൂറ് മിനിട്ടിന്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം കളി ജയിക്കുന്നു ഇരു ടീമുകളും തുല്യ ഗോളുകളാണ്‌ നേടിയതെങ്കിൽ കളി സമനിലയിലാകും പന്തു

പന്തു വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം‌. പന്തു കൈക്കലാക്കി ഗോളാക്കാനായി ഇത്തരത്തിൽ ടീമുകൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ്‌ ഫുട്ബോളിനെ ആവേശഭരിതമാക്കുന്നത്‌. പന്തു കളിക്കളത്തിന്റെ അതിർത്തി വരയ്ക്കു പുറത്തേക്കു പോകുമ്പോഴോ കളി നിയന്ത്രിക്കുന്ന റഫറി നിർത്തി വയ്ക്കുമ്പോഴോ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളു. കളിനിയമങ്ങൾ ഉത്ഭവവും മാറ്റങ്ങളും പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന ഫുട്ബോtളിന്റെ ടീം നിയമങ്ങൾ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 കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളജാണ്‌. ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ ടീമുകളെ ചർച്ചയ്ക്കിരുത്തിയാണ്‌ ഇതു സാധ്യമാക്കിയത്‌. കളിനിയമങ്ങളുടെ ക്രോഡീകരണത്തിനുളള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ football ssociation FA എന്ന സംഘടനയുടെ രൂപവത്കരണത്തിനു കാരണമായി. ആ വർഷാന്ത്യം ഫുട്ബോളിന്റെ ആദ്യത്തെ നിയമം ആദ്യത്തെ നിയമ പട്ടിക പുറത്തിറങ്ങി. പുറത്തിറങ്ങി കളിനിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ പ്രധാന പങ്കു വഹിക്കുന്നത്‌ international football ssoiation board IFAB എന്ന സംഘടനയാണ്‌.

കാലക്രമത്തിൽ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ സംഘടനയായി FIFA മാറി. ഇന്ന് ഐ. എഫ്‌. എ. ബി. യിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത്‌ ഫിഫയിൽ നിന്നാണ്‌. ആമുഖം ഔദ്യോഗികമായി പതിനേഴ്‌ പ്രധാന നിയമങ്ങളാണുളളത്‌. എല്ലാ വിഭാഗത്തിലുമുളള football കളിയിലും ഈ നിയമങ്ങളാണ്‌ പ്രാവർത്തികമാകുന്നതെങ്കിലും വനിതാ, ജൂണിയർ ജൂണിയർ തലങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുവാൻ ദേശീയ അസോസിയേഷനുകൾക്ക്‌ അധികാരമുണ്ട്‌. ഈ നിയമങ്ങൾക്കു പുറമേ IFAB പുറപ്പെടുവി പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കളിയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു. കളിക്കാർ ഓരോ ടീമിലും പതിനൊന്നു കളിക്കാരുണ്ടാവണം പകരക്കാരെ കൂടാതെ. ഇവരിലൊരാൾ ഗോൾകീപ്പർ ആയിരിക്കും പന്തു കൈകൊണ്ടു തൊടുവാൻ അനുവാദമുളള ഏക കളിക്കാരൻ ഗോൾ കീപ്പറാണ്‌ എന്നാൽ പെനാൽറ്റി ഏരിയ ഗോൾ പോസ്റ്റിനു മുന്നിലുള്ള പതിനെട്ട് വാര ബോക്സ്‌യ്ക്കുള്ളിൽ വച്ചു മാത്രമേ ഗോൾ കീപ്പർക്കും പന്തു കൈകൊണ്ടു തൊടാൻ തൊടുവാൻ അനുവാദമുള്ളു.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 ചില സൗഹൃദ ചില സൗഹാർദ്ദ മൽസരങ്ങളിൽ ഇതിനു പരിധി ഇല്ല. കളത്തിലുള്ള ഒരു താരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളിനിലവരം കളിനിലവാരം താഴുന്നുവെന്ന് പരിശീലകനു തോന്നുമ്പോഴോ ആണ്‌ സാധാരണ പകരക്കാരെ ഇറക്കുന്നത്‌. അങ്ങനെ പകരക്കാരൻ കളത്തിലിറങ്ങിയാൽ ഏതു താരത്തിനും പ്രസ്തുത മത്സരത്തിൽ പിന്നീടു കളിക്കാനാകില്ല പന്ത്

അഞ്ച് അളവിലുള്ള പന്തുകളാണ്. ഈ പന്തുകൾക്ക് അറുപത്തിയെട്ട് മുതൽ എഴുപത് സെ. മീ വരെ ചുറ്റളവും നാന്നൂറ്റിപ്പത്തു മുതൽ നാന്നൂറ്റിഅമ്പത് വരെ ഗ്രാം ഭാരവും ഉണ്ടായിരിക്കണം. അവയിലെ വായുമർദ്ദം സാധാരണ അന്തരീകഷമർദ്ദത്തിന്റെ

ആദ്യകാലത്ത് ഏതാനും ഷഡ്ഭുജരൂപത്തിലുള്ള തുകൽക്കഷണങ്ങൾ തമ്മിൽ തുന്നിച്ചേർത്ത് ഗോളാകൃതിയിലാക്കിയാണ് കാൽപ്പന്തുകൾ നിർമ്മിച്ചിരുന്നത്. കാറ്റു നിറക്കാൻ അവക്കകത്ത് റബ്ബർ കൊണ്ടുള്ള ഒരു ബ്ലാഡർ ഉണ്ടാകും. ഇതിൽ പമ്പുപയോഗിച്ച് കാറ്റു നിറച്ച് അതിന്റെ വായ് ഭദ്രമായി കെട്ടി പന്തിനകത്തു കയറ്റിവച്ച് പന്തിന്റെ പുറംവായ് ഷൂലേസുകൾ കെട്ടുന്ന മട്ടിൽ ചരടുപയോഗിച്ച് കെട്ടിയുറപ്പിക്കുകയായിരുന്നു പതിവ്. പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറക്കാവുന്ന പന്തുകൾ നിലവിൽ വന്നു. ഇവ നിർമ്മിക്കുന്നത് പ്രത്യേകതരം പ്ലാസ്റ്റിക്കുകളായ പോളിയുറേ പോളിയുറേത്തേൻ ഉപയോഗിച്ചാണ്. നൂറ് മുതൽ നൂറ്റിപ്പത്ത് മീറ്റർ വരെ നീളവും അറുപത്തിനാല് two എഴുപത്തിയഞ്ച് മീറ്റർ വരെ വീതിയുമുളള കളിക്കളമായിരിക്കണം മുതിർന്നവരുടെ ഫുട്ബോൾ മത്സരത്തിനുപയോഗിക്കുന്നത്‌. ദീർഘ ചതുരാകൃതിയിലായിരിക്കണം കളിക്കളം. നീളമുളള അതിർത്തിവര ടച്ച്‌ ലൈൻ എന്നും നീളം കുറഞ്ഞത്‌ ഗോൾ ലൈൻ എന്നും അറിയപ്പെടുന്നു.

നിന്നും കളത്തിലേക്ക്‌ പതിനെട്ട് വാര തള്ളി നിൽക്കുന്നതിനാൽ പതിനെട്ട് യാർഡ്‌ ബോക്സ്‌ എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. കളിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്‌ ഈ വരയ്കു വെളിയിൽ വച്ച്‌ ഗോൾകീപ്പർ പന്തു കൈകൊണ്ടു തൊട്ടാലോ